നമസ്കാരം ആരോൺ , നമ്മളിന്നു സംസാരിക്കാൻ പോകുന്നത് കാലാവസ്ഥയെ പറ്റിയാണ് അത് നമ്മൾ ആദ്യമായി നമ്മൾ നമ്മുടെ സംസ്ഥാനമായ കേരളത്തിന്റെ ആ കാലാവസ്ഥയെ പറ്റി തന്നെ നമുക്ക് സംസാരിക്കാം . കേരളം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമേ ഓര്മ വരുന്നത് ദൈവത്തിന്റെ സ്വന്തം രാജ്യം എന്ന് പറയുന്ന ഒരു ഇതാണ് . അതായത് ഇവിടത്തെ ആ ഇവിടത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് വളരെ മിതമായ ഒരു കാലാവസ്ഥയാണ്.ആവശ്യത്തിന് മാത്രം ചൂടും ,ആവശ്യത്തിന് മാത്രം തണുപ്പും , ആവശ്യത്തിന് മാത്രം മഞ്ഞും ,മഴയും ഉള്ള മനുഷ്യനേറ്റവും വാസയോഗ്യമുള്ള ഒരു കാലാവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് . എന്നാൽ നമ്മൾ മറ്റ് ഇന്ത്യയുടെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ , മറ്റ് രാജ്യങ്ങളിലോ നമ്മൾ നോക്കുകയാണെങ്കില് അവിടത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഒന്നുകിൽ അതി കഠിനമായ ചൂടും അല്ലെങ്കിൽ അതികഠിനമായ തണുപ്പും എല്ലാം കൂടെ കലർന്ന ആകെ ബുദ്ധിമുട്ടുള്ള ഒരു കാലാവസ്ഥയാണ് . പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ നമ്മുടെ അറബി രാജ്യങ്ങളിലൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ചൂട് കാലത്ത് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത ഒരവസ്ഥ . തണുപ്പ് കാലത്തും അതേ ഒരവസ്ഥ എന്നാൽ നമ്മക്ക് നമ്മക്ക് പ്രകൃതി കനിഞ്ഞു തന്ന ഒരു വരദാനമാണ് നമ്മുടെ ഈ കേരളത്തിന്റെ വളരെ നല്ല രീതിയിലുള്ള ഒരു കാലാവസ്ഥ. എന്നാൽ താങ്കൾ ഇപ്പോൾ ഒരു ഒരു പത്ത് വർഷം പുറകോട്ട് എടുത്ത് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഒരു വളരെ കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചിരിക്കുകയാണ്. അതായത് നമ്മൾ ആൾക്കാരൊക്കെ സാധാരണ പറയുന്നത് താങ്കൾ കെട്ടിട്ടുണ്ടായിരിക്കാം ആ ഇവിടത്തെ കാലാവസ്ഥ ഭയങ്കര കാലം തെറ്റിയാണ് ഇപ്പോൾ മഴ പെയ്യുന്നത്, കാലം തെറ്റിയാണ് ശൈത്യം വരുന്നത് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാകുന്നില്ല. എന്നൊക്കെ പറയുന്നത് താങ്കൾ കേട്ടിട്ടുണ്ടായിരിക്കാം . അപ്പോ താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ എന്തായിരിക്കും ഇതിനുള്ള കാരണം? മനുഷ്യന്റെ ഒരു ഇടപെടൽ ഇതില് ഉണ്ടെന്ന് താങ്കൾ വിശ്വാസിക്കുന്നുണ്ടോ ?ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൽ തീർച്ചയായിട്ടും ദിനി മനുഷ്യന്റെ എടപടകള് എടപെടലുകൾ മൂലം മാത്രം ആണ് നമ്മടെ കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഇത്തരം മാറി മ മറയാൻ ഉള്ള കാരണം എന്നുള്ളത് കാരണം നമ്മടെ കേരളത്തിൽ ഇപ്പൊ ടെന്നി പറഞ്ഞപോലെ തന്നെ ഏറ്റോം

വളരെ മിതമായ തണുപ്പും നമ്മൾക്ക് വാസ്യയോഗ്യമായ ഒരു തണുപ്പും അല്ലെങ്കിൽ ചൂടുള്ള ടൈമ്മ് മ്മ് സമയങ്ങളിൽ ആണെങ്കിലും വളരെ അതികം നമ്മക്ക് എ എണങ്ങി പോവാൻ പറ്റാവുന്ന ഒരു കാലാവസ്ഥ ആയിരുന്നു പക്ഷേ ഇപ്പോഴ് എന്നുവച്ചാൽ നമക്ക് കാണാൻ സാധിക്കുന്നു എന്ഹാ വച്ചാകാലാവസ്ഥ വിദ്യാനം വളരെ അതികം നമക്ക് അനുഭവപ്പെടാൻ സാധിക്കും നമക്ക് ഈ സമയങ്ങളിൽ

അഹ് അതിനുള്ള കാരണം എന്ന് പറയണത് മനുഷ്യന്റെ ഇടപെടലുകൾ കൊണ്ട് മാത്രം ആണ് കാരണം മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്ന ചുക്ഷ്നങ്ങൾ മൂലമാണ് ഇത്തരം കാലാവസ്ഥ വ്യതിയാനങ്ങൾ

മനുഷ്യൻ എന്താണെന്ന് പറഞ്ഞു നമ്മടെ മരങ്ങൾ വെട്ടി മുറിച്ചു പുതിയ പുതിയ ബിൽഡിങ്ങുകൾ പണിയുന്നതാവട്ടെ

നമ്മൾ പ്രകൃതിയെ ചുഷണം ചെയ്യുന്നതു മൂലം ആണ് ഇത്തരം കാലാവസ്ഥ വ്യധ്യാനങ്ങൾ നമക്ക് അനുഭവപ്പെടാൻ സാധിക്കുന്നത് അതിപ്പോൾ പറയുകയാണെങ്കിൽ രണ്ടായിരത്തിഎട്ടിൽ നമ്മൾ കോറി

കോറികൾ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നു നമ്മട കോറികൾ അല്ലെങ്കിൽ നമ്മടെ കേരളത്തിലു ഒട്ടാകെ തന്നെ

നമ്മടെ പ്രകൃതിയെ വല്ലാണ്ട് ഉലക്കുകയും അതുവഴി കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നല്ലോണം ഉണ്ടാവുകയും ചെയ്യുന്നു

എല്ലാം ഇതോട് ഇത് മൂലം ആണ് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ നമ്മൾ മരങ്ങൾ വെട്ടി വെട്ടിമുറിക്കുന്നതിലൂടെ നിന്ന് ഉണ്ടാവുന്ന മറ്റൊരു പ്രതിഭാസം ആണ്

ഇത്തരം ഗ്ലോബൽ വാര്മ്മ് ഗ്ലോബൽ വാർമിംഗിലൂടെ

കേരളത്തിൽ ആണെങ്കിലും നമ്മടെ ലോകം മുഴുവൻ ആണെങ്കിലും

ഇത്തരം പ്രം അഹ് ഇത്തരം വ്യതിയാനങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം മാറ്റങ്ങൾക് കാരണം മനുഷ്യന്റെ ഇടപെട എടപെട എടപെടലുകൊണ്ട് മാത്രം ആണ് ഇത്തരം ചെയ്യാം വെധ്യയാനങ്ങൾ ഉണ്ടാവുന്നത്

നമ്മൾ ഒരിക്കലും അത് അ അക്‌സെപ്റ് ചെയ്യാൻ തയ്യാറല്ല നമ്മൾ എന്നും പിന്നിടും പിന്നേം പ്രകൃതിയെ ചൂഷണം ചെയ്‌തുകൊണ്ട് തന്നെ ആണെന്ന് ഇരിക്കുന്നതു

അല്ലെങ്കിൽ അതിനെ ഒരു എഹ് അതിനൊരു തടയിടാനോ നമ്മൾ ശ്രെമിക്കുന്നില്ല ഇത് അനുഭവിക്കുന്നത് നമ്മൾതന്നെയാണ് എന്നുള്ള ഒരു വിചാരം പോലും നമ്മൾ ഓർക്കാതെ നമ്മൾ

അങ്ങനെ പ്രകൃതിയെ ചുഷണം ചെയ്തത് ചുഷണം ചെയ്തത് വല്ലാണ്ട് ചുഷണം ആയിക്കഴിഞ്ഞപ്പോഴ്

ഒരു തിരിച്ചടി ആയിട്ട് ആണ് എനിക്ക് കാലാവസ്ഥ വ്യധ്യാനത്തെ കണ്ട് കാണുവാൻ സാധിക്കുന്നത് നോക്കി കാണാൻ സാധിക്കുന്നത്

കഴിഞ്ഞ മഴക്കാലം എന്നൊക്കെ പറയാം അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു പത്തു വർഷങ്ങൾക്ക്‌ മുൻപ് വരെ നമ്മുടെ

മുൻകൂട്ടി കാണാൻ സാധിക്കുമായിരുന്നു ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴ അല്ലെങ്കിൽ ഒരു ജനുവരി ഫെബ്രുവരി അഹ് ഒരു സമയങ്ങളിൽ തണുപ്പായിരിക്കും

കാലാവസ്ഥാനമക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കുമായിരുന്നു

ഇത്തരം മുൻകൂട്ടി പറയലുകൾ എല്ലാം തെറ്റിച്ചുകൊണ്ട്

നവംബർ മാസങ്ങളിൽ വാഴ കട അല്ലങ്കിൽ കഠിനമായ ചൂടും മഴയും കൂടി കേറി വരുന്നു അങ്ങനെയൊക്കെ വരും തോന്നണത് ർണ്ണസത്തിനു കാരണം

പ്രധാനമായിട്ടും മനുഷ്യന്റെ ഇടപെടലുകൾ കൊണ്ട് തന്നെ ആണ്

അതേ അതേ തീർച്ചയായും . ആരോൺ പറഞ്ഞതിനോട് ഞാൻ പൂർണമായും യോജിക്കുകയാണ് . ഈ പറഞ്ഞ പോലെ ക്വാറിയുടെ പ്രവർത്തനങ്ങൾ അത്പോലെ തന്നെ ഈ പറയുന്ന മണല് വാരൽ അത് പോലെ അങ്ങനെ കുറെ ആ ഈ മനുഷ്യൻ അങ്ങേയറ്റം പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന കുറെ സംഭവങ്ങളാണ് ഈ നമ്മൾ ഈ കാണുന്നത് . അപ്പോൾ ഈ മറ്റ് ചില കാര്യങ്ങൾ പറയുകയാണെൽ പ്രകൃതി ലോല പ്രദേശങ്ങൾ എന്ന് പറയുന്ന ഇടുക്കിയിലെയും വയനാടിലെയും ഒക്കെ ഹൈ റേഞ്ച് എന്ന് പറയുന്ന മല നിരകൾ അവിടെ ആ ഭാഗത്ത് കൊണ്ടുപോയി അത് എന്താ പറയാ ഒരു പാട് കെട്ടിടങ്ങൾ കെട്ടിപ്പടുക്കുക ,അവിടെ കൊണ്ടുപോയി വീടുകൾ സ്ഥാപിക്കുക . എന്നാൽ ഇതിന്റെ പുറമെ വരുന്ന മണ്ണിടിച്ചിൽ പോലുള്ള അപകടങ്ങൾ മനസ്സിലാക്കാതെ പ്രകൃതിക്ക് യാതൊരു വിധ ആ ഒരു ഒരു കരുതലും കൊടുക്കാതെ ആ മനുഷ്യർ ഇത് ചെയ്യുന്നു. ഈ പറയുന്ന പ്രഭുദ്ധ മലയാളികളാണ് ഇത് ചെയ്യുന്ന എന്നാണ് അങ്ങേയറ്റം

ഇതെല്ലാം നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്നത് പ്രകൃതി തിരിച്ച് നമ്മൾക്ക് തന്നെ തരികയാണ് എന്നാണ് എന്റെ ഒരു ആശയം. എന്നാൽ ഇവിടെ മാത്രമല്ല നമ്മൾ ഇത് കണ്ടുവരുന്നത്. ഈ കേരളത്തില് മാത്രമല്ല ഈ ലോകമെമ്പാടും ഇത് തന്നെയാണ് കണ്ടുവരുന്നത് . എന്നാൽ ഇതിൽ ഇതിൽ മാറ്റങ്ങൾ കൊണ്ട് വരാൻ രാജ്യങ്ങള് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് എന്നത് ഒരു സത്യമാണെങ്കിൽ പോലും ഇത് മൊത്തം ഈ പറയുന്ന വലിയ വലിയ ഐക്യരാഷ്ട്ര സഭകളുടെ മീറ്റിംഗ് ഉൾപ്പടെ എല്ലാംഒരു കപട നാടകമാണ് എന്നാണ് ഞാൻ വിശ്വാസിക്കുന്നത്. ഏ ഏ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പോലുള്ള വലിയ വലിയ ബ്രിടൈൻ പോലുള്ള രാജ്യങ്ങൾ ഇതിലെല്ലാം കരാറുകളിൽ പ്രകൃതിയെ സംരക്ഷിക്കാൻ ഒപ്പ് വച്ചതിന് ശേഷം ഇവര് തന്നെയാണ് ഏറ്റവും കൂടുതൽ മാലിന്യങ്ങൾ കൊണ്ടുപോയി തള്ളുന്നത്. അങ്ങനെയുള്ള കുറെ കാപട്യപരമായ കാര്യങ്ങൾ പുരോഗമന രാജ്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന്റെ മൊത്തം വിഴുപ്പ് ചുമക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഈ വളരുന്ന ഇന്ത്യ പോലുള്ള രാജ്യം എന്നാണ്

എന്നാൽ യാഥാർത്തത്തിൽ പ്രകൃതിയെ നശിപ്പിക്കുകയാണ് ഇവരാണ് എന്ന് പറഞ്ഞാൽ താങ്കൾ അതിനോട് യോജിക്കുമോ ?താങ്കളോട്?

പുരോഗമന പുരോഗവാ പുരോഗമനവാദിമാരായട്ടുള്ള രാജ്യങ്ങൾ തങ്ങളുടെ ഇ വേസ്റ്റുകൾ വരെ ഇന്ത്യ പോലുള്ള അതികം പുരോഗമനം വരാത്ത രാജ്യങ്ങളിലെക്ക് തള്ളുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ

ഇത്തരം വാസ്തുകളും അല്ലെങ്കിൽ അതിന്റെ പുറമെ നമ്മൾ ഇന്ത്യക്കാർ തന്നെ അല്ലെങ്കിൽ നമ്മടെ ആളുകൾ തന്നെ ചെയ്യുന്ന പ്രകൃതി ചൂഷണവും എല്ലാം കൂടി ചേർന്നാണ് നമ്മള് കാലാവസ്ഥ വ്യാധ്യനങ്ങളിൽ അത് കാണാൻ സാധിക്കുന്നതാണ് പ്രകൃതിയെ വല്ലാണ്ട് തന്നെ ചുഷണം ചെയ്യുന്നുണ്ട് ഇങ്ങനെ

സ്വാർത്ഥ ലാഭങ്ങൾക് വേണ്ടി വല്ലാണ്ട് പ്രകൃതിയെ ചുഷണം ചെയത് ചുഷണം ചെയ്താണ് നമക്ക് ഈ കാലാവസ്ഥാ വ്യധ്യാനങ്ങൾ കാണാൻ സാധിക്കുന്നത് ഏഹ് നമ്മടെ ടെന്നി പറഞ്ഞപോലെ തന്നെ നമ്മടെ പ്രളയം ആവട്ടെ സുനാമി ആവട്ടെ ഇത്തരം തിരിച്ചടികൾ എല്ലാം നമക്ക് ലഭിക്കുന്നത് തന്നെ നമ്മടെ നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്ന ദ്രോഹങ്ങൾ അത്രമേൽ അത്രമേൽ കഠിനമായതുമൂലം ആണ് നമക്ക് പ്രെകൃതി തരുന്ന തിരിച്ചടി ആയിട്ട് ആണ്

വാ.. എ. മ്മാ.. ഭൂമികുലുക്കം അതുപോലുള്ള പ്ലേബബ് പ്രതിഭാസങ്ങൾ ഉങ്ങാകാൻ ഉള്ള മെയിൻ കാരണങ്ങൾ ആയിട്ട് എനിക്ക് തോന്നുന്നത് അതേ അതേ തീർച്ചയായും ആരോൺ . ഇപ്പോൾ തന്നെ എന്റെ നാടായ കേരളത്തിൽ ഞാൻ എന്റെ നാട്ടിൽ താമസിക്കുമ്പോൾ തന്നെ അത് നേരിട്ട് എനിക്ക് അനുഭവിച്ച് അറിയാൻ സാധിക്കുന്നുണ്ട്. കാര്യം ഏപ്രിൽ മെയ് മാസത്തിൽ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കുട്ടികൾ പുറത്ത് പറമ്പിലിറങ്ങി കളിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. എന്നാൽ ഇന്നു ഇന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായി തീർന്നി രിക്കുകയാണ് കാര്യം തീ പൊള്ളലേൽക്കുകയാണ് സൂര്യാഘാതംഏറ്റു . ആ കുട്ടികളും ഏപ്രിൽ മെയ് മാസങ്ങളിൽ പുറത്തിറങ്ങുന്ന ആൾക്കാരെ ആശുപത്രിയിൽ എത്തിക്കേണ്ട അവസ്ഥയാണ്. ഏപ്രിൽ മെയ് മാസത്തിൽ കളിച്ചു വളരേണ്ട പ്രായത്തിൽ നമ്മൾ ചെയ്ത അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ പ്രകൃതിയോട് കാണിച്ച ആ ഒരു അന്യായത്തിന്റെ പേരിൽ വീടിന് പുറത്തു പോലും ഇറങ്ങാൻ പറ്റാതെ അകത്തിരിക്കുന്ന കുട്ടികളെ ഞാൻ എന്റെ നാട്ടിൽ കണ്ടിട്ട് വളരെ സങ്കടകരമായ ഒരുവാർത്ത എന്നാൽ ഇത് വരെ ചെയ്ത കാര്യങ്ങളെ പറ്റിയും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയും സംസാരിക്കാതെ നമ്മക്ക് ഇതിന് വേണ്ടി എന്തു ചെയ്യാൻ പറ്റും ഒരു മാറ്റം കൊണ്ടുവരാൻ നമ്മക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന ഐക്യരാഷ്ട്രസഭയുടെ പുറകെ ലേഖനങ്ങളോ അല്ലെങ്കിൽ കുറെ പത്ര കടലാസുകളോ ഒപ്പിട്ട് അവിടെ മാറിയിരിക്കുന്നതിനപ്പുറം ഓരോ വ്യക്തിക്കും ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഈ ലോകത്തെ ഓരോ വ്യക്തിക്കും എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിന് ആറോണിന്ന് എന്തെങ്കിലും ഒരു ആശയം ഉണ്ടോ? നമുക്കെങ്ങനെ ഇതിനെ ഓരോരുത്തരായി നമുക്ക് നേരിടാൻ സാധിക്കും എന്നുള്ളതിന് ആറോണിന് എന്തെങ്കിലും ആശയമുണ്ടോ? ഒരു ഒരു നമ്മളൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ , പ്ലാസ്റ്റിക് നിരോധനം അത് പോലെ നമ്മൾ ഓരോരുത്തരുടെയും മുന്നിലിപ്പോ അങ്ങനെ ഒരു ഒരു ഒരാവസ്ഥയുണ്ട്. നമ്മളിപ്പോ കടയിൽ പോയി ഒരു സാധനം മേടിച്ചു അവിടെ പ്ലാസ്റ്റിക് കവർ ഇല്ല എന്നാണ് അവർ പറയുന്നത്. എന്നാൽ നല്ലൊരു കാര്യം തന്നെ തീർച്ചയായും ഞാൻ അംഗീകരിക്കുന്നു . എന്നാൽ അതിന് പകരം ഒരു തുണി സഞ്ചിയോ അങ്ങനെയുള്ള ആ പ്രകൃതിയോട് ഇണങ്ങി നില്ക്കുന്ന വസ്തു വച്ചിട്ടുള്ള ഒരു കാര്യം ഉണ്ടാക്കി അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല. അത് കൊണ്ട് തന്നെ ആൾക്കാർ ഒരു മീൻ മേടിക്കാൻ പോകുമ്പോൾ പോലും ഒരു പ്ലാസ്റ്റിക് കവര് കിട്ടാത്ത ഒരാളാണ് . അത് മനുഷ്യനും ബുദ്ധിമുട്ടില്ല പ്രകൃതിക്കും ബുദ്ധിമുട്ടില്ലാത്ത ഒരു രീതി ഇവിടെ നമ്മൾ കൊണ്ട് വരേണ്ടത് ഉണ്ട് എന്നാണ് എന്റെ ഒരു വിശ്വാസം. അതിനു എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ആശയങ്ങളാണ് ശ്രീ ആറോണിന്റെ പക്കലുള്ളത് ? നിങ്ങള് പറയുക ആണെങ്കിൽ നമ്മുടെ പ്രകൃതി ഇനി മുന്നോട്ടു നയിക്കേണ്ടത് നമ്മുടെ അടുത്ത തലമുറയാണ് അഹ് തലമുറ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ യുവജന തലമുറയെ ബോധവത്കരിക്ക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ചെയ്യാൻ പറ്റുന്നത്

മറ്റു പ്രകൃതി വിരുദ്ധമായ കാര്യങ്ങൾ കുറച്ച എടുക്കയും സാധിക്കും അതുപോലെ തന്നെ താങ്കൾ പറഞ്ഞപോലെ തന്നെ പ്ലാസ്റ്റിക് നിരോധനം അതായത് നമ്മുടെ രാജ്യങ്ങളെയും മറ്റുള്ള രാജ്യങ്ങളിളെല്ലാം രണ്ടായിരത്തിമുപ്പതോടെ കൂടി

പൂർണമായും നിരോധിക്കയും പ്ലാസ്റ്റിക് ഇല്ല എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാനും ശ്രെമിക്കുന്നുണ്ട് അതുപോലുള്ള പ്രവർത്തനങ്ങൾ കൂട കൂവ എഹ് കൂട്ടുകയും അതേപോലെ തന്നെ നമ്മുടെ വണ്ടികൾ അല്ലെങ്കിൽ നമ്മുടെ ഏഹ് ഇപ്പൊ ഡീസൽ എങ്ങിനെ പോലെ ഉള്ള ഡീസൽ എൻജിന് ഉള്ള വണ്ടികൾ പര പരമാവധി നിരോധിക്കേം അതുപോലെ പേ.. വണ്ടികൾ ഇത്ര കാലള കാലയളവ് വരെ ഉപയോഗിക്കാൻ സാധിക്കയുള്ളൊന്ന് ഒരു ലിമിറ് വെക്കയും അഹ് അത് മുല അ ആ അതുകൂടെ അതുമൂലം കാർബൺ മോനോക്സിട് കാർബൺ ഡൈ ഒക്സിട് പോലുള്ള

പുറപ്പെടുവിക്കൽ കുറയ്കയും ചെയ്യുന്നതിലൂടെ നമക് പ്രെകൃതി കൂടുതൽ കൂടുതൽ സംരക്ഷിക്കാൻ പറ്റും അതുമൂലം നമക്ക് ഈ കാലാവസ്ഥ വ്യതിയാനങ്ങളെ ഒരുവിതത്തിൽ അല്ലെ മറ്റൊരുവിതത്തിൽ നമക്ക് തടയിട്ട് മ്മ് അഹ് പഴയപോലെ രീതിയിലെക്ക് മാറ്റാൻ സാധിക്കുന്ന ആണ്

അതേ അതേ തീർച്ചയായും ഞാൻ ശ്രീ ആരോൺ പറഞ്ഞതിനോട് യോജിക്കുകയാണ് . അതായത് ഈ പറയുന്ന വണ്ടികളിൽ നിന്നുള്ള മലിനീകരണത്തിന്റെ ഒരു ഒരു ഒരു പുറംതള്ളൽ അത് നമ്മൾ ഏറ്റവും കുറയ്ക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് . കാര്യം ഇന്നു കേരളത്തിന്റെ ഒരു സാമ്പത്തിക സ്ഥിതി വച്ചിട്ട് ഒരു ഒരു വീട്ടില് ഒരു വണ്ടി ഒരു ഇരുചക്രവാഹനമോ? ഇരുചക്രവാഹനമെങ്കിലും ഇല്ലാത്ത വീടെന്ന പറയുന്നത് വളരെ ചുരുക്കമാണ്. ആളുകൾക്ക് ഒരു വണ്ടി . ഒരാൾക്കൊരു വണ്ടി എന്ന് ഒരു അവസ്ഥയിലേയ്ക്ക് ഇന്നു നമ്മളുടെ വീടുകൾ മാറിയിരിക്കുകയാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ അത് പുറംതള്ളുന്ന ഒരു ഒരു മലിനീകരണം എന്ന് പറയുന്നത് നമ്മൾ ഊഹിക്കുന്നതിനും അപ്പുറത്തേക്ക് ആണ് എത്തുന്നത് . നമ്മൾ ഇപ്പോ നമ്മുടെ തലസ്ഥാനമായ ഡൽഹിയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ചില കാലഘട്ടത്തിൽ, തണുപ്പ് വരുന്ന ഒരു സമയത്ത് ഈ വണ്ടിയിൽ നിന്നുള്ള പുകയും ഈ തണുപ്പിന്റെ ഒരു മൂടൽ മഞ്ഞും കൂടെ അവിടെ കൂടി സമോക് എന്ന് പറയുന്ന ഒരു സംഗതി അവിടെ ഉണ്ടായി പോലൂ ഒരു ഒരു ഉണ്ടായിട്ട് വണ്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥ . ആളുകൾക്ക് അപ്പുറത്തിരിക്കുന്ന ആളിനെ കാണാൻ പറ്റാത്ത ഒരു അവസ്ഥ വരെ അവിടെ ഉണ്ടായിരിക്കുകയാണ് .

നമ്മൾ നിർത്തേണ്ടിയിരിക്കുന്നു. ആത്മാർത്തമായി നമ്മൾ അതിലേക്ക് ഓരോരുത്തരും ആ ആ പണിയെടുക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ആ നമ്മുടെ ഈ ഒരു സംവാദത്തിൽ ആ നമ്മളോട് സംസാരിച്ച ആരോണിനോടുള്ള എന്റെ എല്ലാ നന്ദിയും ഞാൻ അറിയിക്കുന്നു. നമ്മൾ ഈ സംവാദം ഇവിടെ നിർത്തുകയാണ് . നന്ദി ശ്രീ ആരോൺ . അഹ് നന്ദി ടെല്ലി ഏഹ് ടെന്നി നല്ലൊരു രീതിയിൽ ഉള്ള ഒരു സംവാദം ആയിരുന്നു എനിക്ക് വളരെ അതികം ഉപകാരപ്രദമായ സംവാദമായിരുന്നു ആഹ് അങ്ങേയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു